teacher ൻ്റെ മക്കളെല്ലാം ഒന്നുറക്കെ പറഞ്ഞെ teacher കേക്കട്ടെ ആരാ ഇത് തത്ത തത്തയുടെ നിറമെന്താ? എല്ലാവരും ഒന്ന് നോക്കിയെ തത്തയുടെ നിറമെന്താ പച്ച എല്ലാവരും ഒന്നുറക്കെ പറഞ്ഞെ തത്തയുടെ നിറമെന്താ പച്ച കണ്ടോ പച്ച തത്തയുടെ ചുണ്ട് കണ്ടോ നിങ്ങൾ എല്ലാവരും തത്തയുടെ ചുണ്ട് കണ്ടോ എന്ത് നിറമാ ചുമപ്പ് താത്തയുടെ ചുണ്ടിൻ്റെ നിറമെന്താ ചുമപ്പ് എല്ലാവരും ഒന്ന് പറഞ്ഞെ തത്തയുടെ ചുണ്ടിൻ്റെ നിറമെന്താ ചുമപ്പ് പച്ച നിറമുള്ള ചുവന്ന ചുണ്ടുള്ള തത്തയാണെല്ലെ അത് പോലെ തന്നെ തത്തയെന്താ ആഹാരം കഴിക്കുന്നത് പഴം പച്ചക്കറി ഇല ഇതൊക്കെയാ തത്ത കഴിക്കുന്നത് കേട്ടോ ഈ ഇല ഇലകളെല്ലാം കഴിച്ച് പഴവും പ പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് തത്തയ്ക്ക് നല്ല ആരോഗ്യമാണ് കേട്ടോ തത്തയുടെ ചുണ്ടൊക്കെ ചുവന്നിരിക്കുന്നത് കണ്ടോ ഇത് പോലെ നമ്മളും പഴവും പച്ചക്കറിയും ഇലക്കറിയുമെല്ലാം കഴിച്ചാൽ എന്താ ചുണ്ടൊക്കെ ചുവന്ന് നല്ല ആരോഗ്യമുള്ള മിടുക്കരാവും കേട്ടോ ഈ തത്തമ്മയോട് teacher എ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ തത്തമ്മയെന്ത് ചെയ്യുമെന്നറിയാവോ കണ്ടോ teacher തത്തമ്മേ പൂച്ച പൂച്ചാണ് പറഞ്ഞപ്പോ തത്തമ്മ teacher നോട് തിരികെ സംസാരിക്കുന്നത് കേട്ടോ ഇത് പോലെ സംസാരിക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് തത്ത കേട്ടോ teacher തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞപ്പോൾ sound തിരിച്ച് teacher നോട് അത് പോലെ സംസാരിച്ചത് കേട്ടില്ലേ തത്ത എല്ലാവരും പറഞ്ഞെ സംസാരിക്കാൻ കഴിവുളള ഒരു പക്ഷിയാരാ തത്ത എല്ലാവരും ഒന്നുറക്കെ പറഞ്ഞെ ആരാ തത്ത ഇനി teacher ഒരു കാര്യം ആഹ് ചോദിക്കട്ടെ നമ്മുടെ വീടിൻ്റെ മതിലില്ലെല്ലാം വന്നിരുന്ന് കാ കാ എന്ന് പറഞ്ഞ് ശബ്‌ദം ഉണ്ടാക്കി കൗശലക്കാരിയായ മുറ്റത്തുള്ള എച്ചിലെല്ലാം കൊത്തിതിന്ന് മുറ്റം വൃത്തിയാക്കുന്ന ഒരു പക്ഷിയാരാ കാക്ക മുട്ട തരുന്ന രണ്ട് പക്ഷി ഉണ്ടല്ലോ ഏർ ഏതൊക്കെ പക്ഷികളാ നമുക്ക് മുട്ട തരുന്ന പക്ഷികൾ ആ കോഴി താറാവ് അല്ലെ എല്ലാരും ഒന്നു പറഞ്ഞെ മുട്ട തരുന്ന പക്ഷിയാരാ കോഴിയും താറാവും വെള്ളത്തിൽ കൂടെ നീന്തി നീന്തി സഞ്ചരിക്കുന്ന ഒരു പക്ഷിയുണ്ടല്ലോ അത് ഏതാ താറാവ് അത് പോലെ തന്നെ സംസാരിക്കുന്ന ഒരു പക്ഷി ഏതാ പച്ചനിറമുള്ള ചുണ്ടൊക്കെ ചുവന്ന സംസാരിക്കുന്ന ഒരു പക്ഷിയേതാ തത്ത എല്ലാവരും ഈ പക്ഷികളെയൊക്കെ വീട്ടിലെല്ലാവർക്കും പരിജയപ്പെടുത്തിക്കൊടുക്കണം കേട്ടോ അത് പോലെ

teacher പാടിത്തരട്ടെ ശ്രദ്ധയോടെ ഇരിക്കണെ ഉം കാക്കയ്ക്കുണ്ടൊരു കുപ്പായം കറുത്ത കുപ്പായം കാക്കയ്ക്കുണ്ടൊരു കുപ്പായം കറുത്ത കുപ്പായം കോഴിക്കുണ്ടൊരു കുപ്പായം പുള്ളിക്കുപ്പായം കോഴിക്കുണ്ടൊരു കുപ്പായം പുള്ളിക്കുപ്പായം വെള്ളത്തിൽ നീന്തിടും താറാവിനോ വെള്ളക്കുപ്പായം വെള്ളത്തിൽ നീന്തിടും താറാവിനോ വെള്ളക്കുപ്പായം ഈ തത്തയ്‌ക്കുണ്ടൊരു കുപ്പായം ചെഞ്ചുണ്ടുള്ളൊരു പച്ചകുപ്പായം ഈ തത്തയ്‌ക്കുണ്ടൊരു കുപ്പായം ചെഞ്ചുണ്ടുള്ളൊരു പച്ചകുപ്പായം ഇഷ്ട്ടമായോ എല്ലാവർക്കും ഉം ഒന്നൂടെ പാടിയാലോ ആദ്യം ആരാ കാക്ക അല്ലെ എങ്ങനെയാ പാടുന്നെ കാക്കയ്ക്കുണ്ടൊരു കുപ്പായം കറുത്ത കുപ്പായം അല്ലെ പിന്നെ ആരാ ഓർമ്മിച്ച് നോക്കിയെ മുട്ടയിടുന്ന കോഴി അല്ലെ പുള്ളി കോഴി എങ്ങനെയാ പാടുന്നെ പാടിക്കെ ആ കോഴിക്കുണ്ടൊരു കുപ്പായം പുള്ളിക്കുപ്പായം ഒന്നുടെ പാടിക്കെ കോഴിയെ ഒന്നൂടെ പാടിക്കെ ആ കേക്കട്ടെ അഹ് കോഴിക്കുണ്ടൊരു കുപ്പായം പുള്ളിക്കുപ്പായം അടുത്തതാരാ ഓർമ്മിച്ച് നോക്കിയെ ആരാ ആ വെള്ളത്തിൽ നീന്തുന്ന വെളുത്ത താറാവ് അല്ലെ വെള്ളത്തിൽ നീന്തിടും താറാവിനോ വെള്ളക്കുപ്പായം വെള്ളത്തിൽ നീന്തിടും താറാവിനോ വെള്ളക്കുപ്പായം ഇനി അടുത്ത ആരാ ഓർമ്മിച്ചു നോക്കിയേ അതെ സുന്ദരിയായ പച്ച തത്തമ്മ അല്ലെ ഒന്ന് പാടിക്കേ തത്തമ്മയെ കുറിച്ച് ആ ഈ തത്തയ്‌ക്കുണ്ടൊരു കുപ്പായം തത്തയ്‌ക്കുണ്ടൊരു കുപ്പായം ചെഞ്ചുണ്ടുള്ളൊരു പച്ചക്കുപ്പായം ചെഞ്ചുണ്ടുള്ളൊരു പച്ചക്കുപ്പായം ഒന്നൂടെ നമുക്ക് പാടിയാലോ ഒരു പ്രാവിശ്യം കൂടി teacher പാടിതരട്ടെ എല്ലാവരും ഉറക്കെ പാടണെ കാക്കയ്ക്കുണ്ടൊരു കുപ്പായം കറുത്ത കുപ്പായം

വെള്ളത്തിൽ നീന്തിടും താറാവിനോ വെള്ളക്കുപ്പായം ഈ തത്തയ്‌ക്കുണ്ടൊരു കുപ്പായം ചെഞ്ചുണ്ടുള്ളൊരു പച്ച കുപ്പായം എല്ലാവർക്കും ഇഷ്ടായോ അപ്പൊ കാക്കയുടെയും കോഴിയുടെയും താറാവിൻ്റെയും പച്ച താത്തയുടെയുമെക്കെ നിറപ്പാട്ട് നമ്മളിവിടെ കേട്ടു ഇനി നമുക്ക് ഇവയുടെ ഒക്കെ ശബ്ദം കൂടി കേട്ടാലോ ഉം teacher ശബ്‌ദം കൂടി കേൾപ്പിച്ചു തരാം കേട്ടോ ദാ ഒരു teacher നിങ്ങൾക്കായി ശബ്‌ദം കേൾപ്പിച്ചു തരും okay

എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണം കാക്ക എങ്ങനെയാണ് ശബ്‌ദം ഉണ്ടാക്കുന്നത് കാ കാ കാ കേട്ടോ കേട്ടോ ശബ്‌ദം കേട്ടോ കാക്ക എങ്ങനെയാണ് ശബ്‌ദമുണ്ടാക്കുന്നത് കാ കാ കാ എല്ലാവരും ഒന്നൊച്ചത്തിൽ പറഞ്ഞെ കാക്കാ ശബ്‌ദമുണ്ടാക്കുന്നത് എങ്ങനെയാണ് എല്ലാവരും ഒച്ചത്തിൽ പറഞ്ഞെ കാ കാ കാ ആ അത് പോലെ തന്നെയാ മോള് അത് പോലെ ഒന്ന് ചെയ്തെ ആ അങ്ങനെയാന്ന് പൂവൻ കോഴി എങ്ങനെയാണ് ശബ്‌ദം ഉണ്ടാക്കുന്നത് എന്ന് teacher കാണിച്ച് തരട്ടെ പൂവൻ കോഴി എങ്ങനെയാണ് എല്ലാവരെയും വിളിച്ചുണർത്തും അല്ലെ രാവിലെയാവുമ്പം എല്ലാവരും ഒറക്കെ കൊ കൊ കൊ കോ ആ കേട്ടോ കേട്ടോ എല്ലാവരും ആ കേട്ടോളു ആ കൊ കൊ കൊ കോ നീട്ടി കൂവണം അത് പോലെ നീട്ടി എല്ലാവരും ഒന്ന് ഒച്ചത്തിൽ വിളിച്ചേ കൊക കൊ കോ ആ അത് പോലെ ഒറക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ അത് പോലെ തന്നെ വെള്ളത്തിൽ കൂടി പോകുന്നൊരു പക്ഷിയുണ്ട് ഏതാണാ പക്ഷി

ക്വാക്ക് ക്വാക്ക് ക്വാക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞെ ഒരു പ്രത്യേക ശബ്‌ദമല്ലെ അത് ക്വാക്ക് ക്വാക്ക് ക്വാക്ക് ആ അങ്ങനെ തന്നെ എല്ലാവരും ഒന്നുറക്കെ പറയണം കേട്ടോ

വെക്കുന്നെ ഇങ്ങനെയാണല്ലെ വന്നിരുന്ന് എങ്ങനെയാണ് കി വിളിക്കുന്നത് കി കി കി കി കി കി കി കി കി കി അല്ലെ ആ എല്ലാവരും ഒന്ന് ഉറക്കെ തത്തമ്മ വിളിക്കും പോലെ നല്ല മധുരമായിട്ടെങ്ങിനെയാണ് ആ കി കി കി കി കി കി sound ഉണ്ടാക്കുവല്ലേ ആ ഇത് പോലെ എല്ലാരും വീട്ടിൽ ഇരുന്ന് ഇത് പോലെ ആ കി കി കി sound ഉണ്ടാക്കണം എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കണം കേട്ടോ ഇഷ്ട്ടമായോ എല്ലാവർക്കും അഹ് ഒന്ന് കൂടി teacher പറഞ്ഞ് തരട്ടെ ആ കാക്കയല്ലെ കാ കാ കാ കാക്ക ആ ഇനി കൊകൊ കൊക്കൊ ക്കോ കോ ആരാണ് അത് ആ കോഴി

കികി കികി കികി കികി കി കി കി കിക്കി കിക്കി കിക്കി കിക്കി കി ഇതാരാണ് ആ തത്തമ്മ എല്ലാവർക്കും ഇഷ്ടയോ ആ ഇനി നമുക്കിവയുടെയെല്ലാം കുഞ്ഞി തത്തമ്മയെയും കുഞ്ഞി താറാവിനെയും ഒക്കെ ഒന്ന് കാണണ്ടേ വേറെയൊരു teacher വന്ന് നിങ്ങൾക്കിതെല്ലാം കാണിച്ച് തരും hai മക്കളെ എല്ലാവരും സന്തോഷത്തിലാണല്ലോ പക്ഷികളുടെ പാട്ടും കഥകളും പക്ഷികളുടെ ശബ്‌ദവും കേട്ട് വളരെ രസകരമായിട്ടാണിരിക്കുന്നത് അല്ലെ ഇന്ന് teacher അമ്മ പക്ഷികളുടെ കുഞ്ഞി പക്ഷിയെ ഒന്ന് കാണിച്ച് താരാലോ കാണിച്ച് തരട്ടെ എല്ലാരും teacher ഓടൊപ്പം വരണം കേട്ടോ ഇവിടെ നോക്കിക്കെ ഇതാരൊക്കെയാ ഇവിടെ ഇരിക്കുന്നെ കാക്ക കോഴി താറാവ്

കാക്ക അല്ലെ അതിൻ്റെ നിറം ഒന്ന് പറയാമോ ആ കറുപ്പ് അല്ലെ കാക്കയുടെ നിറം എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ കാക്കയുടെ നിറം കറുപ്പാണ് ഈ കാക്കയുടെ കുഞ്ഞി കാക്ക ഇവിടെ എവിടെയോ ഉണ്ട് നമ്മക്ക് ഒന്ന് കാണിച്ച് കൊടുത്താലോ ഒന്ന് ശ്രദ്ധിച്ചെ ഈ കാക്കമ്മയുടെ കുഞ്ഞ് കാക്ക ഇതാണോ അല്ലല്ലെ അറിയാം ഇതിൻ്റെ നിറം പച്ചയാണ് അല്ലെ ഇതാണോ ആ ദേ ഇരിക്കുന്നു അമ്മക്ക് ഈ അമ്മ കാക്കയ്ക്ക് തന്റെ കുഞ്ഞു കാക്കയെ ഒന്നു കാട്ടികൊടുത്താലോ ശ്രദ്ധിച്ചേ teacher കാണിക്കാൻ പോവുവാണേട്ടോ ദേ നോക്കൂ കാക്ക പറന്നു പറന്നു പറന്ന് അന്റെ കുഞ്ഞിക്കാക്കയുടെ അടുത്തേക്ക് വരുകയാണ്. ഒന്നു ശ്രദ്ധിച്ചേ മക്കളെ നോക്കൂ. ഹാ എന്തു സന്തോഷമാണ് കണ്ടുപിടിച്ചുലേ ആ സന്തോഷാണല്ലേ നമുക്ക് കണ്ടോ നമ്മുടെ കാക്ക അമ്മ കാക്ക കുഞ്ഞിക്കാക്കയെ കണ്ടുപിടിച്ചു ഇനി നമുക്ക് നമ്മുടെ അമ്മക്കോഴിയെ നമ്മുടെ കുഞ്ഞു കോഴിയുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോയാലോ ഇതാണോ അല്ല എല്ലാവർക്കും അറിയാലേ പച്ച നിറമുള്ളത് നമ്മുടെ അമ്മക്കോഴിയുടെ ആരും അല്ലെന്ന് അറിയാ നോക്കൂ ഇതോ അല്ലാ വെള്ളത്തിൽ നീന്തി കളിക്കുന്ന താറാവിൻ കുഞ്ഞല്ലല്ലേ ദേ ഇരിക്കുന്നു നല്ല മഞ്ഞ ഉടുപ്പിട്ടത് ആരാ അതേ കോഴിക്കുഞ്ഞ് ലേ നമക്ക് ഈ അമ്മ കോഴിയെ നമ്മുടെ കുഞ്ഞ്‌ കോഴിയുടെ അടുത്തേക് ഒന്ന് കൊണ്ടുപോയാലോ ശ്രദ്ധിച്ചേ മക്കളെ ശ്രദ്ധിച്ചേ നോക്കൂ ദേ നോക്കൂ നോക്കൂ ചിറകടിച്ചു വരുന്ന കണ്ടോ എന്തു രസാണ് കിയോം കിയോംന്ന് വിളിക്കുന്നുണ്ടല്ലേ കുഞ്ഞ് കോഴി ആ എത്തി അവരൊക്കെ നല്ല സന്തോഷത്തിലിരിക്കയാണല്ലേ നമ്മക്ക് ഇനി വെള്ളത്തിൽ നീന്തിക്കളിക്കുന്ന നമ്മുടെ താറാവിന് അതിന്റെ താറാവിൻ കുഞ്ഞിനെ ഒന്ന് കാണിച്ച കൊടുക്കാമോ നോക്കിയേ ഇത് അല്ലാ ലെ ആ ദാ ഇരിക്കുന്നു അല്ലെ നല്ല കുഞ്ഞി താറാവ് ചിറകടിച്ച് പതിയെ വെള്ളത്തിൽ കളിക്കുന്ന കണ്ടിട്ടില്ലേ കൂട്ടുകാരെ നോക്കിയേ നമ്മക്ക് അമ്മ താറാവിനെ കുഞ്ഞി താറാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാമോ നോക്കിയേ ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ നോക്കൂ teacher എത്തിക്കാൻ പോവുവാണേ ശ്രദ്ധിച്ചിരിക്കൂ ആ ഒ എന്ത് രാസമാണല്ലേ താറാവ് എത്തിച്ചു അല്ലെ നമ്മക്ക് നമ്മുടെ താറാവിന് ഒരു clap കൊടുത്താലോ കൊടുത്തുലേ നല്ല സന്തോഷത്തിലാണെല്ലാരും ഇതാരാ ഇവിടെ നോക്കൂ പച്ച നിറവും ചുണ്ടിൽ ചുവപ്പ് നിറവുമുള്ള ഏതു പക്ഷിയാന്ന് ഇവിടെ ഉണ്ടോന്ന് നോക്കൂ ആ ദേ ദാ ഇരുക്കുന്നുല്ലേ ഇതാണ് നമ്മുടെ കുഞ്ഞു തത്ത ല്ലെ നല്ല ചുണ്ട് ചുവന്നതും നല്ല പച്ച ചിറകുള്ളത് ആരാണ് നമ്മുടെ കുഞ്ഞി തത്ത നമ്മക്ക് നമ്മുടെ തത്തയെ കുഞ്ഞി തത്തയുടെ അടുത്തേക്ക് കൊണ്ടുപോകാമോ പോകാ hai ചിറകടിച്ചു ചിറകടിച്ചു വരുന്നു അല്ലെ നോക്കിയേ കണ്ടല്ലോ നമ്മൾ എല്ലാ അമ്മപ്പക്ഷികൾക്കും അവരുടേതായിട്ടുള്ള എല്ലാ കുഞ്ഞിപ്പക്ഷികളെയും കാണിച്ചു കൊടുത്തുല്ലേ എല്ലാർക്കും സന്തോഷല്ലേ സന്തോഷാണ് അപ്പൊ അവര് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാക്കയ്ക്ക് കാക്കയുടെ കാക്ക കുഞ്ഞിനെ കിട്ടി. കോഴിയമ്മയ്ക്ക് തന്റെ കോഴി കുഞ്ഞിനെ കിട്ടി. താറാവിന് തന്റെ കുഞ്ഞു താറാവിനെ കിട്ടി. തത്തയ്‌ക്കോ തത്തയുടെ കുഞ്ഞിനേയും കിട്ടി. അവരെല്ലാം വളരെ സന്തോഷത്തിലാണ് അല്ലെ. എല്ലാവർക്കും മനസിലായല്ലോ എല്ലാവർക്കും അമ്മക്കോഴിയെ അമ്മ പക്ഷികൾക്ക് എല്ലാം അവരുടേതായിട്ടുള്ള കുഞ്ഞിനെ കിട്ടിയില്ലേ നമുക്കിനി പക്ഷികളെ കുറിച്ച് നല്ല ഒരു പാട്ടുമായിട്ട് ഒരു പുതിയ teacher വരുന്നുണ്ട്. കണ്ടാലോ hai കൂട്ടുകാരേ നമ്മളെന്തെല്ലാം പക്ഷികളെ കണ്ടു പക്ഷികളുടെ നിറങ്ങൾ കണ്ടു. അവരുടെ ശബ്ദം കേട്ടൂ അമ്മ പക്ഷിയെയും കുഞ്ഞി പക്ഷിയെയും കണ്ടു. ഇനി നമുക്ക് പക്ഷികളുടെ ഒരു കളി ആയാലോ എല്ലാവരും ready ആണോ teacher ന്റോടോപ്പം കളിക്കാൻ എല്ലാവരും ഒന്ന് എഴുന്നേറ്റു നിന്നെ ആ മിടുക്കരാണ് കേട്ടോ ആ എങ്ങനെയാണ് പക്ഷികൾ പറക്കുന്നത് ചിറകു വിടർത്തി കാ കാ കാന്ന് പാറി പറന്നു പോകും അല്ലെ ആ teacher ന്റോടൊപ്പം പാറി പറന്നു വരണം കെട്ടോ എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നെ മോനെന്താ എണീക്കാത്തെ ആ മിടുക്കൻ ആ പറന്നു പറന്നു നമക്ക് പോകാം ഒരു കളി ആയാലോ ആ കാക്കകളെ പോൽ പറക്കുന്നു കാക്കകളെ പോൽ പറക്കുന്നു പറക്കുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ

ചുണ്ടുണ്ട് കോഴിക്ക് വാലുണ്ട്‌. കോഴികളെ പോൽ നടക്കുന്നു കോഴികളെ പോൽ നടക്കുന്നു. നടക്കുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ. നടക്കുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ. വെള്ളത്തിൽ നീന്തുന്ന താറാവല്ലേ എങ്ങനെയാണ് താറാവ് വെള്ളത്തിൽ നീന്തുന്നന്ത് അതിന് ചുണ്ടുണ്ട് വീതിയുള്ള ചുണ്ടുണ്ട് ചിറകുണ്ട് അല്ലേ

ലാല്ലല ലാലാ ലാലാ ലാ. നീന്തുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ. തത്തകളെ പോൽ പറയുന്നു തത്തകളെ പോൽ പറയുന്നു പറയുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ. പറയുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ hai എല്ലാവരും ഇരുന്നോ teacher ന്റൊടൊപ്പം കളിക്കാൻ എല്ലാരും ഒന്നെണീറ്റു നിന്നെ ആ മിടുക്കരാണ് ആ കൊള്ളാം. ഇനി നമുക്ക് teacher ന്റോടൊപ്പം കളിച്ചു വരണം കേട്ടോ ആ ചിറകൊക്കെ വിടർത്തി ആ തലയൊക്കെ നന്നായിട്ട് ആട്ടി മിടുക്കരായിട്ട് teacher ന്റോടൊപ്പം കളിക്കണം കേട്ടോ. അഹ് തുടങ്ങാ. കാക്കകളെ പോൽ പറക്കുന്നു കാക്കകളെ പോൽ പറക്കുന്നു പറക്കുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ. പറക്കുമ്പോൾ ലാല്ലല ലാലാ ലാലാ ലാ. കോഴികളെ പോൽ നടക്കുന്നു കോഴികളെ പോൽ നടക്കുന്നു. നടക്കുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ നടക്കുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ. താറാവിനെ പോൽ നീന്തുന്നു. താറാവിനെ പോൽ നീന്തുന്നു. നീന്തുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ. നീന്തുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ. തത്തമ്മയെ പോൽ പറയുന്നു. തത്തകളെ പോൽ പറയുന്നു പറയുമ്പോൾ നാം പാടുന്നു. ലാല്ലല ലാലാ ലാലാ ലാ. പറയുമ്പോൾ നാം പാടുന്നു. ലാല്ലല ലാലാ ലാലാ ലാ. ആ ഇനി teacher ന്റോടൊപ്പം ഒന്നൂടി നമുക്ക് ചേർന്ന് കളിക്കാം കേട്ടോ. തലയൊക്കെ നന്നായിട്ട് ആട്ടി കളിക്കണം അഹ് കാക്കകളെ പോൽ പറക്കുന്നു കാക്കകളെ പോൽ പറക്കുന്നു പറക്കുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ. പറക്കുമ്പോൾ നാം ലാല്ലല ലാലാ ലാലാ ലാ. കോഴികളെ പോൽ നടക്കുന്നു കോഴികളെ പോൽ നടക്കുന്നു. നടക്കുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ. നടക്കുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ. താറാവിനെ പോൽ നീന്തുന്നു. താറാവിനെ പോൽ നീന്തുന്നു. നീന്തുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ. നീന്തുമ്പോൾ നാം പാടുന്നു ആ തലയാട്ടിക്ക് ലാല്ലല ലാലാ ലാലാ ലാ. തത്തകളെ പോൽ പറയുന്നു. തത്തകളെ പോൽ പറയുന്നു. പറയുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ. പറയുമ്പോൾ നാം പാടുന്നു. ലാല്ലല ലാലാ ലാലാ ലാ. പക്ഷികളെ പോൽ പറക്കുന്നു പക്ഷികളെ പോൽ പറക്കുന്നു. പറക്കുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ. പറക്കുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ. ആ എല്ലാവരും കളിച്ചു ക്ഷീണിച്ചല്ലെ നമുക്കിനി ഭക്ഷണം കഴിക്കാൻ പോയാലോ

ഈ പ്രവർത്തനങ്ങൾ കുഞ്ഞിൽ എന്ത് തരം വികാസമാണ് സാധ്യമാക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കുഞ്ഞിനോടൊപ്പം ഇരുന്ന് ഈ പരിപാടി കാണുന്ന വ്യക്തി അത് അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ ആരുമായിക്കൊള്ളട്ടെ. എന്തിനാണീ പ്രവർത്തനങ്ങൾ കുഞ്ഞിന് കൊടുക്കുന്നതെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമുക്കൊന്ന് പരിശോധിക്ക ഒന്നാമത്തേത് സ്വതന്ത്ര സംഭാഷണമാണ്. സ്വതന്ത്ര സംഭാഷണം കുഞ്ഞിന്റെ ശ്രദ്ധ നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു മാർഗമാണ്. പ്രവർത്തക നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മൂന്നാല് പക്ഷികളെ കുറിച്ചാണ് ല്ലേ ആ ദാ ഇരിക്കുന്നുവല്ലേ നല്ല കുഞ്ഞി താറാവ് ചിറകടിച്ച് പതിയെ വെള്ളത്തില് കളിക്കുന്ന കണ്ടിട്ടില്ലേ കൂട്ടുകാരെ നോക്കിയേ നമ്മക് അമ്മ താറാവിനെ കുഞ്ഞി താറാവിന്റെ അടുത്തേക്ക് കൊണ്ടു പോകാമോ. നോക്കിയേ ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ നോക്കൂ teacher എത്തിക്കാൻ പോവുവാണേ ശ്രദ്ധിച്ചിരിക്കൂ ആ ഒ എന്ത് രാസമാണല്ലേ താറാവ് എത്തിച്ചു അല്ലേ. നമ്മക്ക് നമ്മുടെ താറാവിന് ഒരു clap കൊടുത്താലോ കൊടുത്തുലേ നല്ല സന്തോഷത്തിലാണെല്ലാരും. ഇതാരാ ഇവിടെ നോക്കൂ. പച്ച നിറവും ചുണ്ടിൽ ചുവപ്പ് നിറവുമുള്ള ഏതു പക്ഷിയാന്ന് ഇവിടെ ഉണ്ടോന്ന് നോക്കൂ ആ ദേ ദാ ഇരുക്കുന്നുല്ലേ ഇതാണ് നമ്മുടെ കുഞ്ഞു തത്ത ല്ലെ നല്ല ചുണ്ട് ചുവന്നതും. നല്ല പച്ച ചിറകുള്ളത് ആരാണ് നമ്മുടെ കുഞ്ഞി തത്ത നമ്മക്ക് നമ്മുടെ തത്തയെ കുഞ്ഞി തത്തയുടെ അടുത്തേക്ക് കൊണ്ടുപോകാമോ പോകാ

കണ്ടല്ലോ നമ്മൾ എല്ലാ അമ്മപ്പക്ഷികൾക്കും അവരുടേതായിട്ടുള്ള എല്ലാ കുഞ്ഞിപ്പക്ഷികളെയും കാണിച്ചു കൊടുത്തുല്ലേ എല്ലാർക്കും സന്തോഷല്ലേ സന്തോഷാണ് അപ്പൊ അവര് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാക്കയ്ക്ക് കാക്കയുടെ കാക്ക കുഞ്ഞിനെ കിട്ടി. കോഴിയമ്മയ്ക്ക് തന്റെ കോഴി കുഞ്ഞിനെ കിട്ടി. താറാവിന് തന്റെ കുഞ്ഞു താറാവിനെ കിട്ടി. തത്തയ്‌ക്കോ തത്തയുടെ കുഞ്ഞിനേയും കിട്ടി. അവരെല്ലാം വളരെ സന്തോഷത്തിലാണ് അല്ലെ. എല്ലാവർക്കും മനസിലായല്ലോ എല്ലാവർക്കും അമ്മക്കോഴിയെ അമ്മ പക്ഷികൾക്ക് എല്ലാം അവരുടേതായിട്ടുള്ള കുഞ്ഞിനെ കിട്ടിയില്ലേ നമുക്കിനി പക്ഷികളെ കുറിച്ച് നല്ല ഒരു പാട്ടുമായിട്ട് ഒരു പുതിയ teacher വരുന്നുണ്ട്. കണ്ടാലോ hai കൂട്ടുകാരേ നമ്മളെന്തെല്ലാം പക്ഷികളെ കണ്ടു പക്ഷികളുടെ നിറങ്ങൾ കണ്ടു. അവരുടെ ശബ്ദം കേട്ടൂ അമ്മ പക്ഷിയെയും കുഞ്ഞി പക്ഷിയെയും കണ്ടു. ഇനി നമുക്ക് പക്ഷികളുടെ ഒരു കളി ആയാലോ എല്ലാവരും ready ആണ teacher ന്റോടോപ്പം കളിക്കാൻ എല്ലാവരും ഒന്ന് എഴുന്നേറ്റു നിന്നെ ആ മിടുക്കരാണ് കേട്ടോ ആ എങ്ങനെയാണ് പക്ഷികൾ പറക്കുന്നത് ചിറകു വിടർത്തി കാ കാ കാന്ന് പാറി പറന്നു പോകും അല്ലെ ആ teacher ന്റോടൊപ്പം പാറി പറന്നു വരണം കെട്ടോ എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നെ ആ മിടുക്കൻ അ പറന്നു പറന്ന് നമുക്ക് പോകാം ഒരു കളിയായാലോ അഹ് കാക്കകളെ പോൽ പറക്കുന്നു കാക്കകളെ പോൽ പറക്കുന്നു പറക്കുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ

ചുണ്ടുണ്ട് കോഴിക്ക് വാലുണ്ട്. കോഴികളെ പോൽ നടക്കുന്നു കോഴികളെ പൊൽ നടക്കുന്നു നടക്കുമ്പോൾ നാം പാടുന്നു. ലാല്ലല ലാലാ ലാലാ ലാ. നടക്കുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ. വെള്ളത്തിൽ നീന്തുന്ന താറാവല്ലേ. എങ്ങനെയാണ് താറാവ് വെള്ളത്തിൽ നീന്തുന്നത്. അതിന് ചുണ്ടുണ്ട് വീതിയുള്ള ചുണ്ടുണ്ട്. ചിറകുണ്ട്. അല്ലേ ആഹ് താറാവിനെ പോൽ നീന്തുന്നു താറാവിനെ പോൽ നീന്തുന്നു നീന്തുമ്പോൾ നാം പാടുന്നു ലാല്ലല ലാലാ ലാലാ ലാ. hello നമസ്കാരം, ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് സൗഹൃദം എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ്. അഹ് വിഷമങ്ങൾ തുറന്നു പറയാനും ജീവിതത്തെ സന്തോഷ പൂർണ്ണമാക്കി തീർക്കുവാനും എല്ലാം ഒരു ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ സൗഹൃദം പോലെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ? നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ജീവിതത്തിലേക്ക് വച്ച് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മ നാം എല്ലാവരും നാം എല്ലാവരും. കാരണം ഒരാളുടെ ജീവിത സൌഹ്~സുഹൃത്ത് ബന്ധങ്ങളേക്കാൾ സ്വാധീനം ചെലുത്തുന്ന മറ്റൊന്നുമില്ല. എന്തിനധികം പറയുന്നു കാലം നിങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത ആ പഴയ കൂട്ടുകാരെ ഓർത്തെടുക്കുമ്പോൾ ഇപ്പോഴും മനസ്സിൽ വസന്തം വരാറില്ലേ? അതിനു കാരണം എന്താണ്? നിങ്ങളെ അത്രയധികം സ്വാധീനിച്ച ജീവിതബന്ധങ്ങൾ വേറെ എത്ര തന്നെ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും സുഹൃത്ത് ബന്ധത്തിൽ നാം നാം അനുഭവിച്ച പഴയ നിഷ്കളങ്കതയിലേക്കും നന്മയിലേക്കും എല്ലാം അഹ് വീണ്ടും ഒരിക്കൽ കൂടി മടങ്ങി പോ~പോകാൻ നാം ആഗ്രഹിക്കുന്നത്.

നിന്നെ നീയായി അല്ലെങ്കിൽ നിന്നെ ഞാനായി അംഗീ~അംഗീകരിക്കപ്പെടുന്ന ഒരു ഇടമാണ്. ഒരു വ്യക്തിക്ക് ഒരു ഈ ലോകത്തിൽ വച്ച് ഏറ്റവും സ്വാതന്ത്ര്യം അനുഭവ~അനുഭവപ്പെടുന്ന ഇടം.

ഒരൊറ്റ സുഹൃത്തായി മാറിയ കുറച്ച് പേരേ പറ്റിയെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗഹൃദ സങ്കല്പങ്ങൾ പലരീതിയിലും വ്യത്യാസപ്പെടുന്നത് ആയിരിക്കും. ഒരുപക്ഷേ ഏഹ് കുട്ടിക്കാലം മുതൽക്കേ എന്തൊരു കാര്യത്തിനും

ഏത് രീതിയിലായാലും പോലും നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ കാലവും സ്വാധീനിക്കുന്ന ഈ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സുമായി ഏറ്റവും അടുത്ത് ചേർന്നു ചേർന്ന്നിൽക്കുന്നവരായിരിക്കും. അ~അവരോടൊപ്പം ആയിരിക്കാനും സന്തോഷപൂർവ്വം ആഹ് സമയം ചെലവഴി~ചെലവഴിക്കാനും ആശയവിനിമയങ്ങൾ എഹ് മറ്റ് സംസാരങ്ങൾ എല്ലാം നടത്താനും എല്ലാം നാം ആഗ്രഹിക്കുന്നു. നല്ല സൗഹൃദങ്ങൾ രൂപപ്പെടാനായി വർഷങ്ങളോളം കാത്തിരിക്കണം എന്നൊന്നുമില്ല. കുറേക്കാലം നീണ്ടുനിന്നുകൊണ്ട് മാത്രം അത്ര നല്ല സൗഹൃദം ആണെന്നുമില്ല, അത്ര~അത്ര നല്ല സൗഹൃദം ആകണമെന്നുമില്ല.

ഒരു~പാടധികം നല്ല സുഹൃത്തുക്കളെ ലഭിച്ചെന്ന് വരില്ല ചിലർക്കെങ്കിലും വിരലിലെണ്ണി~എണ്ണിയെടുക്കാവുന്നത്ര സുഹൃത്തുക്കൾ മാത്രമാവും ഉണ്ടാവുക. മറ്റ് ചിലർ ആകട്ടെ എണ്ണി തീർക്കാൻ കഴിയാത്ത അധികവും സുഹൃത്തുക്കൾ ഉണ്ടാവും. സുഹൃത്തുക്കട്ടിയിൽ എണ്ണം കുറവാണെന്ന് കരുതി അത് നിങ്ങളെ ഒരു മോശം വ്യക്തിയായി അത് എഹ് അംഗീകരിക്കാൻ ഒന്നും ആകില്ല. ഒന്നും ആക്കി മാറ്റാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ സ്നേഹവും പിന്തുണയും നൽകുന്നവരാ~ആകണം നല്ലൊരു സുഹൃത്ത് അതുകൊണ്ടുതന്നെ പരിചയക്കാരായ എല്ലാവരിലും ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല ചങ്ങാതിമാരെ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. സുഹൃത്ത് ബന്ധങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ മുൻഗണങ്ങളുടെ കൂടി ഫലമാണ്. ചില ആളുകൾക്ക് തന്റെ വിഷമഘട്ടങ്ങളിൽ ഒരു കൈത്താങ്ങായി നിവർന്നു നിൽക്കാവുന്നതായിരിക്കണം

മറ്റുചിലർ ആവട്ടെ സുഹൃത്തുക്കളേ~ളേക്കാൾ തങ്ങളുടെ വ്യക്തിജീവിതത്തിൽ ചിരിയും സന്തോഷവും നിറഞ്ഞുനിൽക്കുന്നവർ ആയിരിക്കാം. ഓരോരുത്തർക്കും അവരുടേതായ സവിശേഷതകൾ ഉണ്ട് അതുകൊണ്ടുതന്നെ ചില ആളുകളോട് നമ്മൾക്ക് വേഗത്തിൽ അടുപ്പം തോന്നിയേക്കാം. മറ്റുചിലർ ആകട്ടെ വളരെ കാലം കഴിഞ്ഞാലും അത്രയങ്ങോട്ട് അടുപ്പം തോന്നുകയില്ല. അവരെപ്പോഴും നം~നമ്മു~നമ്മുടെ ജീവിതത്തിൽ വെറും പരിചയക്കാർ മാത്രമായി തുടർന്നു പോകുന്നു. അങ്ങനെ കുറെ സന്ദർഭങ്ങൾ ഒക്കെ ഈ ഒരു സൗഹൃദം എന്ന ഒരു ഈ ഇതിലുണ്ട്. ഒരാൾ നിങ്ങളുടെ പരിചയക്കാരൻ ആയാലും സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ആയാലും നിങ്ങൾക്ക് പരിചയക്കാരായ ഒരാൾ നിങ്ങളുടെ നിങ്ങളെ നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ പോലും അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കരുത്.

അങ്ങനെ~അങ്ങനത്തെ ഓരോ സന്ദർഭങ്ങൾ നമ്മൾ ഈ ഇടയായിട്ട് കണ്ടുവരുന്നുണ്ട്. ജീവിത സാഹചര്യങ്ങൾ എല്ലായിപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കാലം കടന്നു പോകുമ്പോൾ പുതിയ ആളുകളെ പരിചയപ്പെടാനും എഹ് അവരെപ്പറ്റി അറിയാനും നമുക്ക് അവരെപ്പറ്റി അറിയാനും നമുക്ക് അവസരങ്ങൾ ഉണ്ടാകും. അപ്പോഴും പക്വത പക്വതയോടെ തന്നെ നാം സൗഹൃദങ്ങൾ തിരിച്ചു

കുട്ടികളുടെ സുഹൃത്ത് ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റായ ഒന്നാണെന്ന് കുറച്ചെങ്കിലും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഇപ്പോഴും ഒരു ധാരണയുണ്ട്. സൗഹൃദങ്ങളെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുക എന്നതു തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾക്കായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. കൂട്ടിനായി ഒരു നല്ല ചങ്ങാതി ഇല്ല എന്ന് അർത്ഥം കുട്ടികൾ കൂടുതൽ നിർബന്ധ നിർബന്ധഉള്ളവരായി മാറുന്നു എന്നു തന്നെയാണ്. മറ്റുള്ള മറ്റുള്ള ആൾക്കാരെ കണ്ടുമുട്ടുന്നതിനും സ്വയം എഹ് തിരിച്ചറിവു തിരിച്ചറിവുകളെ തേടി പോകുന്നതിലും വ്യത്യസ്തസാമൂഹിക സാഹചര്യങ്ങളായി ഇണങ്ങിച്ചേർന്ന സ്വയം മാനസിക വളർച്ച സാധിക്കുന്നത് എല്ലാം പ്രാപിക്കുന്നതിനെല്ലാം സുഹൃത്ത് ബന്ധങ്ങൾ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. ഒരു സുഹൃത്ത് നൽകുന്ന സ്നേഹം മാത്രം മതി ഒരാളുടെ ജീവിതത്തിൽ വീഴ്ചകളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ കൈത്താങ്ങ് കൈത്താങ്ങായി അവൻ ഒരു നല്ല സുഹൃത്ത് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ കടന്നു വന്നിട്ടില്ല കടന്നു വന്നിട്ടില്ല എങ്കിൽ എഹ് എങ്കിൽ അ~അതൊരു കുറവ് തന്നെയാണ് തിരിച്ചറിഞ്ഞു കൊണ്ട് കൂടുതൽ ആളുകളെ കണ്ടുമുട്ടല് കണ്ട് മു~മുട്ടു~മുട്ടുന്നതിനായി പ്രവർത്തിക്കേണ്ടതുണ്ട്.

ജീവിതത്തെ ഭയപ്പെടുത്താവുന്നതായി മാറില്ല. അല്ലെങ്കിൽ തന്നെ വല്ലപ്പോഴും ഒക്കെ എഹ് സൊറ പറയാനും തല്ലു കൂടാനും വിഷമിച്ചിരിക്കുമ്പോൾ സാരമില്ലടാ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ ചേർത്തുപിടിച്ചു ആശ്വസിപ്പിക്കാനും ഉള്ള ഒരു നല്ല ചങ്ങായി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അങ്ങനെയൊരു സുഹൃത്ത് മാറാൻ സുഹൃത്തായി മാറാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ജീവിതമത്രെ വിഫലം. happy friendship day എന്നൊക്കെ എഹ് പറഞ്ഞു നടക്കാനും അങ്ങനത്തെ ഒരു എഹ് ജീവിതം ഉണ്ടായിരിക്കുന്നതു നല്ലതാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു ചൊല്ല് സൗഹൃദത്തിൻറെ ആഴം മനസ്സിലാക്കി തരുന്ന ചൊല്ലാണ്. എന്നാൽ ഇന്ന് സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും ഓരോ വ്യക്തിയും എന്തുകൊണ്ട് വില കൽപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടാൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. അവന് അവനവനിലേക്ക് തന്നെ ഒതുങ്ങി സൗഹൃദങ്ങൾക്കും ആത്മബന്ധങ്ങൾക്കും ചില എഹ് ചില വില കൽപ്പിക്കുന്ന എഹ് നൽകാത്ത ഒരു സമൂഹത്തിലാണ് നാം എത്തിനിൽക്കുന്നത്. ഒരിക്കലും തകരാത്ത സൗഹൃദങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ഈയൊരു സൗഹൃദ ഏഹ് ദിനത്തോട് നമ്മൾ സൗഹൃദ ദിനത്തിൽ നമുക്കൊരു വേദിയായി മാറട്ടെ കുട്ടികൾ കൂട്ടുകാർക്ക് തുല്യമെന്ന് കൂട്ടുകാർ മാത്രം. സ്വന്തം സൗഹൃദത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഒരുപോലെ പങ്കുചേരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻറെ വിഷയം നിർത്തുന്നു. നമസ്കാരം! നമസ്കാരം ഇവിടെ ചര്‍ച്ച ചെയ്യുന്നത് ഒരു പുതിയ നാഗരിക പശ്ചാത്തലം എന്ന വിഷയത്തെ കുറിച്ചാണ്. പുതിയ ഭരണാധികാരികളുടെ കച്ചവട സംസ്കാരം പ്രതിഫലിക്കുന്നതിനായിരുന്നു പ്രതിഫലിക്കുന്നതായിരുന്നു colonial നഗരങ്ങള്‍. രാഷ്ട്രീയ ശക്തി ഇന്ത്യന്‍ ഭരണാധികാരികളില്‍ നിന്നും east india company യുടെ വ്യാപാരികളിലേക്ക് മാറി. ക്കായി കാര്യങ്ങള്‍ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവര്‍, ഇടത്തരക്കാര്‍, വ്യാപാരികള്‍, വ്യാപാരത്തിനുള്ള സാധനങ്ങള്‍ വിതരണം ചെയ്യുന്നവര്‍ എന്നിവര്‍ക്കെല്ലാം നഗരത്തില്‍ പ്രധാനസ്ഥാനം ഉണ്ടായിരുന്നു. പുഴകള്‍ക്കും കടലിനും അടുത്തുള്ള വ്യാപാര പ്രവര്‍ത്തനങ്ങള്‍ കളുടെയും അഥവാ ജല ജല വാഹനങ്ങള്‍ നിര്‍മ്മിക്കുന്നതിനും കേടുപാട് തീര്‍ക്കുന്നതിനുമായുള്ള സ്ഥലം.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

കോട്ടയ്ക്ക് ചുറ്റും യുറോപ്യന്‍ വ്യാപാരികള്‍ യുറോപ്യന്‍ മാതൃകയില്‍ കൊട്ടാര സദൃശ്ശമായ വീടുകള്‍ പണിതു. വെള്ളാക്കാര്‍ക്കു മാത്രം പ്രവേശനമുള്ള pubprice കൊ course കളും Theatre കളും ഭരണവര്‍~ വര്‍ഗ്ഗത്തിലെ ഉന്നതകുലര്‍ക്കുവേണ്ടിയും നിര്‍മ്മിക്കപ്പെട്ടു. അങ്ങാടിക്കടുത്തു black town ല്‍ Indian agent മാരും മധ്യവര്‍ഗ്ഗത്തില്‍പെട്ടവരും പരമ്പരാഗത രീതിയിലുള്ള